ഒര് വെളുത്ത പരന്ന പാത്രത്തിൽ ഇരിക്കുന്നൊരു ഭക്ഷണ സാധനമാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത്.

ഇവിടെ കാണുന്നൊരു ചിത്രം ഒരു ബുള്ളറ്റാണ് ആ ബുള്ളറ്റിരിക്കുന്നത് ഒരു വലിയൊരു മൈതാനത്തിലാണ്.

ഇത് ഐസ്ക്രീമാണ് ഇതിനും ടോപ്പിംഗ്സ് ഇലായിട്ട് കുറേ ട്യൂട്ടി ഫ്രൂട്ടികളും മുന്തിരികളും ചെറികളുമുണ്ട്.

ഇപ്പോൾ ഇപ്പോൾ കാണുന്ന ചിത്രം ഏതോ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്.

ഈ കാണുന്ന ചിത്രത്തിൽ ഒരു മനോഹരമായ ഒരു ക്ലാസ് റൂം ആണ് കാണുന്നത് കുട്ടികളാരും ഈ ക്ലാസ് റൂം ഇൽ ഇല്ല.

തേജ ബുക്ക് സ്റ്റോൾ എന്നാണ് ബുക്ക് സ്റ്റോളിന് പേര് അതുപോലെ ഒരാൾ ബുക്ക് വാങ്ങാൻ അവിടെ വന്ന് നിൽപ്പുണ്ട്.

ഒരാൾ ഏറ്റവും മുകളിലായിട്ട് നിൽക്കുന്ന കാണാം ബാക്കിയുള്ളവർ പതിയെ പതിയെ കേറി പോകുന്നതു കാണാം ഏകദേശം ഒരു നാല് വ്യക്തികൾ എങ്കിലും കാണും ചെറിയ ചെറിയ പുല്ലുകൾ കുഴിച്ചും തുരു കുരുത്തും നിപ്പൊണ്ട് ആ പ്രദേശത്തിൽ.

സി_യു_ബി കബ്ബ് എന്നും അവിടെ എഴുതിയിട്ടുണ്ട് ബാക്കിയൊന്നും വ്യക്തമല്ല.

ഇതിന് ചുറ്റും വലിയ മല നിരകളാണെന്ന് തോന്നുന്നു ആ മലനിരകളിലെല്ലാം ചെറിയ ചെറിയ മരങ്ങളെല്ലാം കിളിച്ചു നിൽപ്പുണ്ടു എന്ന് തോന്നുന്നു.

ആ വഴിയുടെ സൈഡിലായിട്ട് വലിയ കായലുണ്ട് ആ വഴിയുടെ സൈഡിലായിട്ട് കുറേ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒരു സൈക്കിൾ ഒരാൾ സൈക്കിള് ചവിട്ടി വരുന്നതും ഇവടെ കാണാൻ സാധിക്കുന്നുണ്ട്.

ഒരു തത്തമ്മ രണ്ട് തത്തമ്മയുടേം അപ്പുറത്തും ഇപ്പുറത്തു ആയിട്ട് റോസ് കളറിലുള്ള രണ്ട് ഡബ്ബകളുണ്ട് കുറേ പാത്രങ്ങളെല്ലാം അവിടെയും ഇവിടെയുമായിട്ട് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് ഇവര് നിക്കുന്നത് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്.

ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടുന്നത് ഓറഞ്ചുകളാണ് ഒരു സ്ത്രീ അവിടെ നിന്ന് എന്തോ കച്ചവടം ചെയ്യുന്നുണ്ട്.

ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ വെള്ളി നിറത്തിലുള്ള എന്തോരു വസ്തുവാണ് കാണാൻ സാധിക്കുന്നത് കണ്ടിട്ട് ഒരു വെയിറ്റുള്ള വസ്തു ആയിട്ടാണെന്നാണ് തോന്നുന്നത്.

ചില വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നു കൂടുതൽ വണ്ടികളും കാറുകളാണ് വെള്ള നിറത്തിലുള്ളതും ചുവപ്പ് നിറത്തിലുള്ളതുമായ കാറുകൾ കാണാം.

ഒരു സൈക്കിളും കുറെ ബൈക്കുകളും ആണ് ഇവിടെ കാണുന്നത് ഒരാൾ ഒരു വണ്ടി കൊണ്ട് നടന്നുവരുന്നു.

സ്കൂൾ ഒരു മൂന്നിലയാണ് അവിടെ ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു മരവും ഉണ്ട്.

ഒരു പുരുഷൻ അവിടെ ഒരു നീ ചുമന്ന ചപ്പലും നീല ഷർട്ടുമിട്ട് ഇരിക്കുന്നു കുറെ ആൾക്കാർ തേരാപ്പാരാ അവിടെ നടക്കുന്നുണ്ട്.

ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ ഒരാൾ കസേരയിലിരിക്കുന്നു ഇതൊരു ബാർബർ ഷോപ്പ് ആയിട്ടാണ് കണ്ടിട്ട് തോന്നുന്നത്.